സാഹചര്യത്തെയോ അവതരിപ്പിക്കുമ്പോഴാണ് മിനുക്ക് വേഷം ഒരാശയത്തെയോ സാഹചര്യത്തെയോ അവതരിപ്പിക്കാനാണ് മുദ്ര ഉപയോഗിക്കുന്നത്. മുദ്രകളിലൂടെയാണ് ഒരു കഥകളി നടൻ തന്റെ ആശയങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇതിനായി ഹസ്തലക്ഷണ ദീപിക എന്ന ആധികാരിക ഗ്രന്ഥത്തെ അവലംബിച്ചുള്ള ശാസ്ത്രീയമായ ആംഗ്യ ഭാഷ നടൻ പിൻപറ്റുന്നു. കഥകളി സംഗീതത്തിന്റെ പിന്നണിയിൽ രണ്ടുതരം വാദ്യോപകരണങ്ങൾ ഉണ്ട്. മദ്ദളവും ചെണ്ടയും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 കണ്ണ്, ചുണ്ട്, വായ, കഴുത്ത്, എന്നിവയ്‌ക്കെല്ലാമുള്ള പ്രത്യേക വ്യായാമ മുറകൾ തുടങ്ങിയവ പരിശീലനത്തിൽ നിർബന്ധം അഭിനയം നൃത്തം പാട്ടു എന്നിവയെല്ലാം കഥകളിയിൽ ഒരുപോലെ പ്രധാനമാണ്.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 സമഞ്ജയമായ കൂട്ടുചേരലാണ് കഥകളി.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 പദ്യത്തിലുള്ള കഥ കഥനത്തിന്റെയും നൃത്തത്തിന്റയും സമന്വയമാണ് തുള്ളൽ എന്ന് ഏകാംഗ അവതരണ കല. ക്ഷേത്രോത്സവ അരങ്ങുകളിൽ അനുകരണത്തിന്റെയും മാന്യത്തിന്റെയും പിന്തുണയോടെ

Hello

ആ നമസ്‌കാരം, എവിടെയാ ഉള്ളത്? ഞാൻ വീട്ടിലുണ്ട്. എന്തേയ്? എന്താ പരുപാടി? ഒന്നൂല്ല വെറുതെ നിക്കാ. അതുശരി. കളിക്കാനൊന്നും പോയില്ലേ? ഇല്ല exam മായിരുന്നു അപ്പോ ഇങ്ങനെ വീട്ടിലിരിക്കയാണ്. ഇനി നാളെ മുതല് പോണം. ആണല്ലേ. Okay. ഞാനേ എനിക്ക് കുറച്ച് കാര്യങ്ങള് അറിയാനുണ്ടായിരുന്നു. അപ്പോ അത് free ആണെങ്കില് ഒന്ന് പറഞ്ഞുതരാൻ കഴിയോ? ഓ free യൊക്കെ ആണ്. എന്ത് കാര്യത്തെ കുറിച്ചാണ് അറിയണ്ടത്? ഞാനേ football നെ കുറിച്ചൊരു കുറച്ചു details വേണായിരുന്നു. അപ്പോ അത് ഒന്നു പറഞ്ഞുതരാൻ പറ്റുവോ? ഒരു blog ഉണ്ടാക്കാൻ വേണ്ടീട്ടാ. ഫ Football നെ കുറിച്ചിട്ടല്ലേ? okay ഞാന് അങ്ങനെ എനിക്ക് detail ആയിട്ട് അറിയുവോന്നുമില്ല. പക്ഷേ ഞാന് അറിയണത് പറഞ്ഞുതരാം. Okay, Okay എന്നാൽ പിന്നെ തുടക്കം അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ കഴിയുവോ? ഇപ്പോ ആഹ് മികച്ചു നിൽക്കുന്ന players ആരൊക്കെയാണ്? അതുപോലെ ആഹ് ഇനി വരാൻ പോകുന്ന ഇപ്പോ, ഇപ്പോ അടുത്തായിട്ട് വരാൻ പോകുന്ന football matches ഏതൊക്കെയാണ്? അതേപോലെ നമ്മുടെ നാട്ടില് ഇപ്പോ അഹ് cutout ഉം കാര്യങ്ങളുമൊക്കെ വെച്ചിരുന്നില്ലേ? അപ്പോ അതിന്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള details ഒക്കെ ഒന്നു പറഞ്ഞുതരാൻ പറ്റുവോ? ഓ തീർച്ചയായിട്ടും പറഞ്ഞുതരാല്ലോ. ഇപ്പോ football നെ പറ്റിപറയാണെങ്കില്

പിന്നെ മെക്സിക്കോ, ചിലി തുടങ്ങിയ ഇറ്റലി ഈ രാജ്യങ്ങളൊക്കെയാണ് football ല് ഏറ്റവും മികച്ച team കളെന്ന് അറിയപ്പെടുന്നത്. അപ്പോ നമ്മുടെ ഇന്ത്യ ഏകദേശം നൂറ്റി ആറാം സ്ഥാനത്തായിരുന്നു നമ്മുടെ ഇന്ത്യ ഉണ്ടായിരുന്നത്. പിന്നെ ഏ രണ്ടുമൂന്നു ദിവസം മുൻപ് അഹ് പിന്നെ ഫിഫ അതിന്റെ പിന്നെ table update ചെയ്‌തിരുന്നു. അപ്പോ ഏകദേശം അഞ്ച് സ്ഥാനം മുകളിലേക്ക് കേറിയിട്ട് നൂറ്റിയൊന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. Okay, Okay അതുശരി. അപ്പോ ഈ ഇപ്പോ വേൾഡ് കപ്പൊക്കെ ഇനി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ലേ കഴിഞ്ഞത് last? അതെയതെ. ഇപ്പോ അവസാനമായിട്ട് വേൾഡ് കപ്പ് നടന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു. അത് നമ്മുടെ arabian മണ്ണിലായ ഖത്തറിലായിരുന്നു ആ വേൾഡ് കപ്പ്. ഏ ഈ വേൾഡ് കപ്പ് നടന്നത് നാല് വർഷം കൂടുമ്പഴാണ് നടന്നത്. നടക്കുന്നത്.

ഓ അതുശരി. അതെവിടെയാണെന്ന് അഹ് നിശ്ചയിച്ചിട്ടുണ്ടോ? അപ്പോ അതിന്റെ സ്ഥലം എവിടെ ആന്നുള്ളതൊക്കെ? അതെ ഉണ്ട് ഉണ്ട്. കാരണം അത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് കഴിയുമ്പോ ഒരു, ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിത്തെ വേൾഡ് കപ്പാണ് കഴിഞ്ഞത്. അപ്പോ അത് കഴിയണ മുൻപുതന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലെ പിന്നെ നമ്മുടെ ഏത് രാജ്യമാണോ ആതിഥേയത്വം വഹിക്കുന്നത് അത് already fix ചെയ്യും. എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറില് അമേരിക്ക അതുപോലെ മെക്സിക്കോ, കാനഡ തുടങ്ങിയ മൂന്ന് രാജ്യങ്ങളാണ് ആഹ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ. ഇത് എത്ര ചെലവുണ്ടാകും? ഇപ്പോ ഏകദേശം ഇപ്പ കഴിഞ്ഞ ഖ~ഖത്തറ് ഒക്കെ നടന്നപ്പോ~പ്പോ എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറെ stadium ങ്ങളൊക്കെ വ~വൻ setup ലൊക്കെ ആയിട്ടാണ് അവിടെ കണ്ടത് TV യിലൊക്കെ. അപ്പോ

അതായത് അത് ഏകദേശം എനിക്ക് കൃത്യായിട്ട് എനിക്കറിയില്ല ഏതായാലും ആഹ് കോടിണക്കിന് കോടി ആയിര കോടികണക്കിന് പൈസ എന്തായാലും ആയിട്ടുണ്ടാകും. കാരണം ആഹ് അവര് അവരുടെ പിന്നെ stadium ങ്ങള് ഒരു പിന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തി. ഇതിന്റെ പിന്നെ ഏകദേശം ആഹ് ഇതിന്റെ ഇതില് ഏറ്റവും ഒരു ഖത്തറില് വേൾഡ് കപ്പ് നടത്തിയ അവർക്ക് അവരുടെ government നുണ്ടായ ഏറ്റവും ഉപകാരം എന്താണെന്നു വെച്ചാല്. അവരുടെ രാജ്യത്തിന്റെ പ്രത്യേകതകളും സാംസ്‌കാരികമായ എല്ലാ കാര്യങ്ങളും

ആ, ഒരുപാട് tourist കള് വന്നിട്ടുണ്ടാവും അപ്പോ ഈ ഒ~രു വേൾഡ് കപ്പ് കാണാനായിട്ട് അഹ് പല രാജ്യത്തുന്നായിട്ട് വന്നിട്ടുണ്ടാവുമല്ലോല്ലേ? അതെ തീർച്ചയായിട്ടും. കാരണം നമ്മ അവര് സ്വന്തം രാജ്യത്തെ support ചെയ്യാനായിട്ട് എല്ലാ രാജ്യക്കാരും അതായത് argentina ക്കാരും brazil കാരും പിന്നെ ഫ്രാൻസും തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിൽനിന്നുള്ള ആൾക്കാരും ഖ~ഖത്തറിൽ എത്തുകയും. അങ്ങനെ ഖത്തറിന്റെ ഒരു പിന്നെ tourism മേഖലക്ക് അതൊരു പുത്തനുണർവ് നൽകുകയും ചെയ്തിട്ടുണ്ടാവുമെന്നതിൽ ഉറപ്പുണ്ട്.

ഒരു cup എടുത്തു കൊടുക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്നാലും അദ്ദേഹം പിന്നെ അദ്ദേഹം ഒരു അദ്ദേഹ~അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല വയസ്സുണ്ട്. അപ്പോ ഈ പിന്നെ ആൾക്കാര് fans ക്കെ പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തിയിരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കാൻ ചിലപ്പോൾ പറ്റില്ല അതിനു മുൻപേ വിരമിച്ചുപോകുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നല്ലൊരു ആരോഗ്യപരമായിട്ട് അദ്ദേഹം നല്ല ഒരു fit ആയതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന് ഒരിക്കൽ ഒരിക്കൽക്കൂടിയും ഒരു വേൾഡ് കപ്പിനെ സ്വന്തം രാജ്യത്തിന് വേൾഡ് കപ്പ് നേടിയെടുക്കാൻ ഒരു അവസരം കിട്ടാനുള്ളൊരു അവസരം ഉണ്ട് എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തില്. പക്ഷേ അദ്ദേഹത്തിന് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് ആഹ് പിന്നെ ഒരു വേൾഡ് കപ്പ്, ഒരു വേൾഡ് കപ്പ് അദ്ദേഹത്തിന്റെ രാജ്യത്തിന് നേടിക്കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓ അങ്ങനെയാണല്ലേ. ഇപ്പോ അതുപോലെതന്നെയല്ലേ നെയ്‌മറ്, ബ്രസീലിലെ? അതിനെകുറിച്ചെന്താണ് അഭിപ്രായം? പിന്നെ ആഹ് നെയ്‌മറിനെ കുറിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹവും അങ്ങനെ തന്നെ കാരണം ആഹ് പിന്നെ ഉം അദ്ദേഹത്തിനും ഒരു വേൾഡ് കപ്പ് സ്വന്തം team ന് എടുത്തുകൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വേൾഡ് കപ്പ് ഏറ്റവും അവസാനമായി നടന്നത്, അല്ല, ബ്രസീല് ഏറ്റവും കൂടുതല് അവസാനമായി വേൾഡ് കപ്പ് എടുത്തത് രണ്ടായിരത്തിരണ്ടിലാണ്. ഏകദേശം ഇരുപത്തിയൊന്ന് വർഷമായി. അപ്പോ അദ്ദേഹത്തിനും പിന്നെ ഒരു സ്വന്തം രാജ്യത്തിന് വേണ്ടീട്ട് ഒരു വേൾഡ് കപ്പ് എന്നൊരു സ്വപ്‌നം ഇപ്പോഴും നിറവേറ്റാൻ കഴിയാതെ നിൽക്കുന്നുണ്ട്. ഓ അങ്ങനെയാണല്ലേ. ഇപ്പോ മുൻപ് കാലഘട്ടത്തില് അതായത് ഇപ്പോ കുറച്ചു മുൻപത്തെ generation ല് കളിച്ചിരുന്ന ഇപ്പോ മെസ്സി, റൊണാൾഡോ, അഹ് നെയ്‌മറ് ഒക്കെ അല്ലേ? അപ്പോ മുൻപ് ഉണ്ടായിരുന്ന players ഒക്കെ ആരാണ് ഇതില്?

ഓ okay, okay. പിന്നെ വേറെന്താ നാട്ടില് football പരമായിട്ട് എങ്ങനെയാണ്? അപ്പോ നാട്ടില് football ഇപ്പോ വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആഹ് അപ്പോഴത്തെ situation ഒക്കെ എങ്ങനെയായിരുന്നു? പിന്നെ ഞങ്ങളിവിടെ എന്തു ചെയ്തു flex അതുപോലെ cutout ഒക്കെ തൂക്കി. കണ്ടില്ലേ? നമ്മുടെ പിന്നെ മലപ്പുറം കേരളത്തില് പ്രതേകിച്ച് നമ്മുടെ മലപ്പുറം ജില്ലയില് പിന്നെ ഓരോ നാട്ടില് പിന്നെ ഓരോ team ന്റെയും fans പിന്നെ ആഹ് ന്നാ മു~മുപ്പത് അടിയുടെയും നാപ്പത് അടിയുടെയും അമ്പത് അടിയുടെയും ഒക്കെ cut out വയ്ക്കുന്നു. cash മുടക്കിയിട്ട്. അപ്പോ ഇതൊക്കെ അവര് അവരുടെ team നോടുള്ളൊരു സ്നേഹത്തെയാണ്. കാരണം അതൊക്കെ international അതായത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾവരെ പിന്നെ report ചെയ്‌തു. ഓരോ അഹ് അഹ് team ഉം കേരളത്തില് cut out വെച്ചതും flex പൊന്തിയതും ഒക്കെ. ഓ Okay, Okay. അതുശരി. ഓ അങ്ങനെയാണല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് ഇപ്പോ വേറെ ഇതിനെ football നെകുറിച്ച് എന്തെങ്കിലും വേറെ കൂടുതല് details എന്താ football നെ കുറിച്ച്, കുറിച്ച് പറയുമ്പോഴ് നമുക്ക് പിന്നെ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഒരു indian football നെ കുറിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ ഏകദേശം നമ്മുടെ ഇന്ത്യയില് ഏകദേശം നൂറ്റിനാല്പത് കോടിയോളം ജനങ്ങളുണ്ട്. പക്ഷേ ഈ ജനങ്ങളിൽനിന്നുള്ള ഒരു, ഒരു football നമ്മുടെ ഇന്ത്യ ഏകദേശം ഇപ്പോ നൂറ്റിയൊന്നാമത്തെ സ്ഥാനത്താണ്. അപ്പോ ഇന്ത്യയുടെ ഒരു football ൽ ഉള്ള പ്രകടനം അത്രയ്ക്ക് നല്ലതല്ല എന്നാണ് എന്റെയൊരു അഭിപ്രായം. പിന്നെ നമ്മുടെ ഇനി ഏകദേശം രണ്ടായിരത്തിയിരുപത്തിയാറില് നടക്കാൻ പോകുന്ന വേൾഡ് കപ്പില് ഏകദേശം അറുപത്തിനാല് team ന് അവസരമുണ്ട്. അപ്പോ ഇന്ത്യക്ക് ഒരുവട്ടം കൂടി ഒരു ഒന്നുകൂടിഒന്ന് കഠിനമായി ശ്രമിച്ചാൽ ഒരുപക്ഷേ അഹ് ഇന്ത്യക്ക് ഈ രണ്ടായിരത്തിയിരുപത്തിയാറിലെ വേൾഡ് കപ്പ് ആഹ് പിന്നെ കളിക്കാൻ കഴിയും. okay, okay. ഇപ്പോ ഐ എസ് എൽ എന്ന് പറഞ്ഞത് football പരമായിട്ടുള്ള കളിയല്ലേ? അതെയത. ഐ എസ് എൽ എന്ന് പറഞ്ഞാൽ, ഐ എസ് എൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തിന്റെയും ആഹ് team കളും team കളാണ് ഏറ്റു~ഏറ്റുമുട്ടുന്നത്. നിങ്ങൾ ഈ കേരള ബ്ലാസ്റ്റേഴ്‌സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ, അതെയതെ. മഞ്ഞ jersey യൊക്കെ ഇട്ടിട്ട്. അതെയതെ അതെ അത് തന്നെ. അവരുടെ കളി കാണാറുണ്ടോ? ഇല്ല. നമ്മള് കേരളമായി ബന്ധപ്പെട്ടിട്ട് വരുമ്പോ അങ്ങനെ നമ്മള് കാണൂലോ just social media യിലൊക്കെ. അത്രയുള്ളൂ. അതെയല്ലേ. അല്ലാതെ സ്ഥിരമായിട്ട് അങ്ങനെ കളികളൊന്നും കാണാറില്ലല്ലേ?

ആ അതുകൊണ്ട് ഇല്ലേ okay കളിയൊന്നും കാണാറില്ല. ഞാനും അങ്ങനെ കുത്തിയിരുന്ന് കാണാറൊന്നും ഇല്ല. പിന്നെ എടക്കൊന്ന് TV നോക്കുമ്പോ എങ്ങാനും കാണും. നമ്മുടെ ഐഎസ്എൽനെ പറ്റി പറയാണെങ്കില് പിന്നെ നമ്മുടെ ഒരു ഇന്ത്യൻ താരങ്ങൾക്ക് അതൊരു പിന്നെ വിദേശ താരങ്ങളുമായും വിദേശ coach കളുമായിട്ട് ഒരു ഇടപഴകാൻ ഒരു അവസരം കിട്ടി എന്നുവേണമെങ്കിൽ പറയാമേ. കാരണം അവർക്ക് നമ്മുടെ ഇന്ത്യൻ താരങ്ങളായ കുറെ ആൾക്കാരുണ്ട്. നല്ല മികച്ച players നല്ല talent ഉള്ള കുറെ ആൾക്കാരുണ്ട്. അതായത് നമ്മുടെ indian, indian captain ആയ സുനിൽ ഛേത്രി, സന്ദേഷ് ആഹ് ജിംഗൻ ആഹ് അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. അപ്പോ സഹൽ അബ്‌ദുൾ സമദ്, ആഷിഖ് കുറുനിയന് അത് ഇവർക്കൊക്കെ എന്താവെച്ചാല് വിദേശതാരങ്ങളുമായിട്ട് ഒരു അവരൊടൊരു ഇടപഴകാനും അവരുമായി communicate ചെയ്യാനും അവരുടെ തന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ ഈ ഈ ഐഎസ്എല്ലിലൂടെ പിന്നെ കഴിഞ്ഞു എന്നാണ് ആഹ് എനിക്ക് തോന്നുന്നത്.

ഏകദേശം എനിക്ക് തോന്നുന്നു പത്തോളം പത്ത് പത്തോളം team ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതില് നമ്മുടെ കേരളാ ബ്ലാസ്റ്റേഴ്‌സ്, അതുപോലെ ബാംഗ്ലൂര് എഫ് സി, പിന്നെ മുംബൈ, മുംബൈ അതുപോലെ പിന്നെ

പിന്നെ തമിഴ്‌നാട്ടിൽനിന്നും ചെന്നൈ എഫ് സി. പിന്നെ വടക്കുകിഴൻ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഉണ്ടല്ലോ. അവർക്ക് വേണ്ടിട്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി അങ്ങനത്തെ ഓരോന്നാണ് പിന്നെയുള്ളത്. okay, okay. ഇതിപ്പോ ശരിക്ക് നമുക്ക് നമ്മള് ഇരുപത്തെട്ടോ, ഇരുപത്തെട്ടോ, ഇരുപത്തൊമ്പതോ സംസ്ഥാനങ്ങള് ഇപ്പൊ ആയല്ല. അപ്പോ അതിന്ന് ഓരോ ആൾക്കാരെ just എടുത്തുവെച്ചാൽ പിന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ ആയിരുന്നല്ലേ നമുക്കിപ്പോ കളിക്കാര് എന്തായാലും ഉണ്ടാവും. നൂറ്റിനാല്പതു കോടി ആഹ് ജനങ്ങളിൽ നിന്ന് ഇത്തരം ഒരു team നെ അതിനുള്ള ഒരു എ~എന്താ പറയാ ഒരു ഒരു ആഹ് support ഇന്ത്യ കിട്ടാത്തത് ഇങ്ങനെ ബുദ്ധിമുട്ട് ഈ ഒരു ഒരു sports ല് അതെയതെ തീർച്ചയായിട്ടും. കാരണം വെച്ചാല് നമ്മുടെ നമ്മുടെ ഇന്ത്യയി ഇന്ത്യയില് ഏകദേശം താങ്കള് പറഞ്ഞതുപോലെ ഇന്ത്യയില് ഏകദേശം നൂറ്റിനാല്പത് കോടി ജനങ്ങളുണ്ട്. ഇതിൽ നിന്നും താങ്കൾ പറഞ്ഞ പോലെ ഓരോ സംസ്ഥാനത്തു നിന്നും ഓരോ player നെ എടുത്താൽപോലും പിന്നെ നമുക്കൊരു ഒരു മികച്ചൊരു team നെ വാർത്തെടുക്കാൻ കഴിയും. പക്ഷേ അതിനുള്ള ഒരു infrastructure അടിസ്ഥാന സൗകര്യം ഇന്ത്യയിൽ ഇല്ല എന്നാണ് എന്റെയൊരു അഭിപ്രായം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതല് പ്രാധാന്യം നൽകുന്നത് Cricket നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ നമ്മുടെ രാജ്യത്തെക്കാൾ ചെറുതും പിന്നെ ജനസംഖ്യയെക്കാൾ ചെറിയ രാജ്യങ്ങൾപോലും പിന്നെ വേൾഡ് കപ്പില് പിന്നെ മിന്നും പ്രകടനം നടക്കു~നടത്തുകയും പിന്നെ പിന്നെ വേൾഡ് കപ്പ് നേടിയെടുക്കുകയും ചെയ്യുമ്പോള് നമ്മള് ഇപ്പഴും ഒരു നൂറ്റിയൊന്നാം സ്ഥാനത്ത് എന്ന് പറയുമ്പഴ് തീർച്ചയായും മോശമുള്ള ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ പിന്നെ ഫുട് നമ്മുടെ indian football നെ അഹ് പിന്നെ control ചെയ്യുന്നത്, indian football നെ control ചെയ്യുന്നത് എഐഎഫ്എഫ് എന്നൊരു സം~സംഘടനയാണ്. സംഘടനയാണ് അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അപ്പോ ഇവരൊക്കെ ഒരു ഊർജ്വസ്വലരായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ ഇന്ത്യക്ക് ഒരു team നെ വാർത്തെടുക്കാൻ കഴിയും. okay okay. ഇതിലിപ്പോ ഐഎസ്എല്ലില് കേരള ബ്ലാസ്റ്റേഴ്‌സ് പിന്നെ ചെന്നൈ പറഞ്ഞു പിന്നെ ഹൈദരാബാദ്. അഹ് ഇതില് ഏതെങ്കിലും famous ആയിട്ടുള്ള ആൾക്കാര് ഇതിന്റെ head ല് നിന്നിട്ട് ഇത് കൈകാര്യം ഐപിഎൽല് ഇപ്പോ ഷാരൂഖ് ഖാൻ എന്നൊക്കെ പറഞ്ഞ അറിയണമാതിരി അതുപോലെ ആരെങ്കിലും അങ്ങനെ കൈകാര്യം ചെയ്യുന്നതാണോ അതോ സ~സർക്കാരാണോ ഇത് കൈകാര്യം ചെയ്യണേ?

അദ്ദേഹമായിരുന്നു നമ്മടെ കേരള ബ്ലാസ്റ്റേഴ്‌സിന്റെ പഴയ owner. ഇപ്പോ നമ്മുടെ ഏതോ ഒരു ചിരഞ്ജീവി എന്ന് പറഞ്ഞിട്ട് ഒരു നടനുണ്ടോ? ആ ഉണ്ട്, ഉണ്ട്. ആ അദ്ദേഹമാണ് ഇപ്പോൾ നമ്മുടെ ഒരു കേരള ബ്ലാസ്റ്റേഴ്‌സിന്റെ ഒരു അഹ് ഒരു share അദ്ദേഹമാണിന്ന് കൊണ്ടുനടക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ ഒരു നമ്മുടെ മുംബൈ സിറ്റി എഫ് സി എന്നൊരു team ണ്ട് ഐഎസ്എല്ലില് അവരുടെ owners നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി പറഞ്ഞിട്ട് ഒരു team ണ്ട്. അവരാണ്. ഓ അതായത് മാഞ്ചസ്റ്റർ സിറ്റി club അല്ലേ? അതെയതെ. ആ club ഒരു ഇപിഎൽത്തെ club ണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ സിറ്റി. അപ്പോ അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു team മാണ് നമ്മുടെ മുംബൈ സിറ്റി എഫ് സി എന്നറിയപ്പെടുന്നത്. ഓ അതെങ്ങനെയപ്പോ നമ്മളെ connection അതെന്താന്നുവെച്ചാല് അവര് അവരുടെ ഒരു കീഴില് ഒരു സംഘടനയുണ്ട്. അപ്പോ അവര് ഓരോ രാജ്യത്തിലെയും club നെ എല്ലാം ഏറ്റെടുത്തിട്ട്. football ന്റെ ഒരു വളർച്ച കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. അപ്പോ അവർക്കു മുംബൈ സിറ്റി എഫ്സിക്കു കീഴില് കുറെ ഈ കുറെ club കളുണ്ട്. ആ Sorry ആഹ് പിന്നെ മാഞ്ചസ്റ്റർ സിറ്റിക്കു കീഴില് കുറെ club കളുണ്ട്. അപ്പോ അങ്ങനത്തെ ഒരു ആ ക്ലബ്, മുംബൈ സിറ്റി എഫ് സിയായിട്ട് ആഹ് പിന്നെ നേടി~നേടിയെടുക്കുകയായിരുന്നു. okay, okay. ഇപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ താങ്കൾക്ക് വിളിച്ചതിനെകൊണ്ട് എനിക്ക് അറിയാൻ സാധിച്ചു. അത് വല്ല്യ ഉപകാരമായി കാരണം നമ്മള് ഗൂഗിൾ search ചെയ്താല് ഇപ്പോ ഇത് എങ്ങനെ ഇതിന്റെ കാര്യങ്ങളെന്ന് അറിയില്ല. പക്ഷേ ഒരുപാട് കാര്യങ്ങള് എനിക്ക് എന്റെ blog ല് ചേർക്കാനായിട്ട് കഴിയും ഇനി. അപ്പോ ഞാന് ആഹ് വീണ്ടും contact ചെയ്യാം. ആഹ് താങ്കളെ ഇനി ഇപ്പോ വിളിച്ചാ free ഉണ്ടാകുവോ? ഓ പിന്നെ തീർച്ചയായിട്ടും. ഞാൻ എപ്പോഴും ഞാൻ free അല്ലെങ്കിലും പിന്നെ നിങ്ങളുടെ call കൾക്കു വേണ്ടി കാത്തിരിക്കും. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും അഹ് പിന്നെ എന്നെ വിളിക്കാം. ഞാൻ നിങ്ങളുടെ സംശയം തീർത്തുതരാം. Okay. ഓ Okay, Okay. Thank you for your valuable time. Okay, Okay ശരി. ഒരു minute കഴിഞ്ഞായിരുന്നെ അതായിരുന്നെ

വേറൊന്നുല്ല്യ അതിനകത്ത് ഓരോന്നിനും ഏർ നമ്മള് full മടക്കി തിരിക്കാവുന്ന type ഉണ്ട്

നമ്മടെ ഇഷ്ടാനുസരിച്ച് purpose അനുസരിച്ച് use ചെയ്യാൻ പറ്റുന്നതും നമ്മടെ tab പോലെ use ചെയ്യാൻ പറ്റുന്നതു ഒക്കെ കാരണം full touch ഉം ഇപ്പോഴ്ത്ത പിള്ളർക്ക് കൂടുതൽ ഇഷ്ട്ടം game game ഏറ്റവും കൂടുതൽ ഇപ്പൊ

ഉം അതൊക്കെ എത്രൻറെ എത്ര എത്ര വിലേടെക്കെ ആകും ഒരു ലക്ഷം രൂപ

best of assembly ഒക്കെ എടുക്കുന്ന പുള്ളേർക്ക് പുള്ളാരതായ ഇഷ്ടത്തിനനുസച്ച് നോക്കുന്നതാണ്

ഒരു ലക്ഷം രൂപേടെ game കളിയ്ക്കാൻ വേണ്ടീറ്റ്

അതെന്താന് വെച്ചയ്‌നാ high സനങ്ങളാ graphics അതിന് support യ്യ്ന്ന board ഉം എല്ലാ അവിടെ വെച്ച് ആഹ് അതെ check യ്ത് ഇവിടെന്ന്

അതെന്ന് വെച്ച് കയ്‌ന ഓരോരുത്തർക്കും ഇപ്പത്തെ പുള്ളേരല്ലേ എല്ലാവർക്കും അവരവരെന്നെ നെക്കി നോക്കി നീക്കി നോക്കി അവരെന്നെ നമ്മക്ക് കൊണ്ട് തരും അതിൽ നമ്മള് assemble യ്ത് കൊടുത്താൽ മാത്രം മതി വേറെ പ്രത്യേകിച്ചു പരിവാടിയെന്ന് ചോയ്ച്ചയന നമ്മളിയിട്ടോന്നും പറയാം നിക്കണ്ട പുള്ളാരെല്ലാം എല്ലാ യൂട്യൂബ് കാര്യങ്ങളെല്ലാം എല്ലാം updated ആണ്

അതോണ്ട് നമ്മളേടത് വന്ന ഇന്ന സാനം വേണം എന്ന് പറയുമ്പോ നമ്മളത് വച്ചങ്ങ് കൊടുക്കും നല്ല സായന ഏതാ കൊള്ളാത്ത സാന ഏതാ

നമ്മളത് പക്ഷെ നമ്മള് use യിത്തിട്ട് ഏതാ നല്ല company എന്ന നമ്മക്കൊരു ആഹ് ഇങ്ങനെയൊരു സാനങ്ങളാ assembly യ്‌തെടുക്കേണ്ടി

അപ്പൊ game ഇൻറെ ആകുമ്പം assemble ചെയ്ത് എടുത്ത് ഏർ നമ്മള് യത്‌ കൊടുക്കു കാരണം പുള്ളാര് പറീന ഉള്ള സനങ്ങള് ഏറ്റവും best quality വെച്ചൂടെ അല്ലെങ്കിൽ പിന്നീട് ഏർ complaint വരാൻ chance കൂടുതലാ

അങ്ങനെ assemble യ്‌തെടുക്കുന്നതാണ് game എല്ലാം ഉം service യാണ് ഇറക്കിയേ ഞാൻ phone അകത്തായിരുന്നു അതാ തളര്ന്ന് start ആകോ hello ആ പറഞ്ഞ ആരെ കിട്ടി അത് അവമ്മാര് വന്നു

ഉം അതങ്ങെനെ assemble യ്‌തെടുകെന്നേന്ന് assemble യ്‌തെടുക്കുന്നതായിരിക്കും കൊറച്ചൂടെ നല്ലേ android ആയിട്ട് വെരുമ്പം നമ്മക്ക് laptop നകത്ത് നമ്മക് സാനം പിന്നീട് നമ്മക്ക് കേറ്റാൻ പറ്റത്തില്ല എല്ലാം ഇതായിട്ടാണ് വരുന്നേ assemble തിട്ട് സാനം ഇതിനകത്ത് അവരുടെ branded തന്നെ പിന്നീട് നമ്മൾ കേറ്റുന്ന ഏർ നമ്മക്ക് വരുന്നെ type സായനല്ലെങ്കിൽ നമ്മക് വര്ണ അല്ലാത്ത വരുന്നെ normal ഇങ്ങ last normal നകത്ത് വെക്കേണ്ടി വരും കാരണം ഏർ ഈ type നകത്തൊന്നും നമ്മുക് കെട്ടാൻ കയ്യില നമ്മുക്ക് ഇവിടെ വരുന്ന സാനങ്ങളെല്ലാം കാട്ടി വെല്യ assemble വരുന്ന അത് നമ്മളെ ഇവിടെത്തെ അകത്തു വെരുമ്പം ഇച്ചിരി കൂടെ വലുപ്പം കൂടിത്തലായിരിക്കും അംങ്ങനെയാണ് പിന്നെ ഓരോ customer ഇൻ ഓരോ ഇതുണ്ടല്ലോ അങ്ങനെയാണ് പിന്നെ ഓരോ customers ന് ഓരോ ഇതുണ്ടല്ലോ ചെലവർക്ക് ഭയങ്കര ദേഷ്യക്കെ ആകും ചെലവര് അതിന്റെ ഇടത്തരം നിക്കും ചിലർക്ക് ദേഷ്യം വന്നാൽ ഒന്നും മിണ്ടാതെ നിന്നിട്ട് type ഉണ്ട് ചേലോര് വെറും പാവാങ്ങളുണ്ട് പിന്നെ എല്ലാവർക്കും വെല്യ വിത്യാസം കൂടുതലുണ്ടോ എന്നല് ച്ച എന്തോ വലിയ സംഭവ ഇങ്ങനെ പാറയണ് ഇഇഇ computer ൻറെത് തന്നെ ഈ desktop CPU അതൊന്നു നോക്കതില്ല അയനകത്ത ശരിയാകുന്നില്ല descktop service ചെയ്യും പക്ഷെ desktop ൻറെ mother board ഒന്നും നമ്മുക്ക് ഈ പറയുന്ന പോലെ available അല്ല കാരണം ഓരോനിന്ന് ഓരോ രീതിയിലാണ് അവമ്മാര് design നും

ആഹ്

അല്ലെങ്കിൽ നമ്മക് service പക്ഷെ ഓരോ series board ഇറക്കുമ്പോ ഓരോന്നിന് ഓരോനാണ് ഇറക്കുന്നത് ചില board അതിൻറെ വേറൊരു design ആയിരിക്കും പിന്നെ വരുന്നതാണ് azus ന്റെ ആണെങ്കിൽ azus ന്റെ വേറെ റീത്തിലായിരിക്കും അവര് അവരുടെ രീതിയിലുള്ളേ ആ അതായത് ഓരൊരു company ഓരോരു രീതിയിലാണെന്ന് ഹും അല്ലാതെ നമ്മക്ക് എല്ലാ same components ആയിട്ടല്ല ഇറക്കുന്ന ഓരോന്നിനും ഓരോ design വെച്ച പലതിനും പല രീതിയിലുള്ള circuit ക്കെയാണ് വരുന്ന circuit പിന്നെ പ എന്തുവ പലതിനും പല രീതിലാണ് വരുന്നേ ഓരോ രീതിലായിരിക്കത്തില്ല company ഇതൊരു components കൊറച്ചിറക്കും ചിലോർ components കൂട്ടി ഇറക്കും ചിലോർ ഓരോനിന് ഓരോ edition ആ പണ്ടതൊക്കെ എന്ന് വെച്ച് കൈനാൽ ഒരേ level സാനാങ്ങാളാണ് ഇപ്പൊ അങ്ങനെല്ലാല എല്ലാം നേരത്തെ double chip കിടന്നത് single chip ആക്കി അങ്ങനെ ഓരോന്നായി ഇപ്പോ എന്ത് വെച്ച browser തന്നെ

ആകീലെ അപ്പം ഇപ്പത്തെ browser നേരത്തെ നമ്മക്ക് ഊരി ഇട്ടു ഇടയരുന്നു ഇപ്പത്തെ browser fix ചെയ്യാ ചെയ്യാ ഹും

generation മാറും തോറും സേനകളുടെ level മാറിക്കൊണ്ടിരിക്കും ബി ഓരോ പ്രാവിശ്യം ഇപ്പൊ തന്നെ ഇഇഇ phone തന്നെ ആണെങ്കി തന്നെ ഏതെല്ലാം രീതിലാണ് ഓരോ ഓരോ ദിവസം എത്രമാത്രം മാറ്റങ്ങളാണ് വരുന്നേ ഇതിൽ പിന്നെ company ഒക്കെ ഓരോ വർഷം കൂടികയ്‌ന ഓരോ updation ഇറക്കും

mainboard ൻറെതല്ലേ ആകുമ്പം അല്ലെ വരുന്നേ അവർ ഇറക്കുന്നേനുസരിച്ച് പണ്ടക്കെ പണ്ടൊക്കെ ഞാൻ എത്ര വർഷം ആയി ഞാനൊക്കെ ഒരു പത്ത് പത്ത് പതിനഞ്ചു വര്ഷം മുമ്പ് ഉപയോഗിച്ചേ എന്തുവാ അയിൻറെ പേര് ഈ scanner ഉണ്ടല്ലോ

ഇപ്പൊ ഒരു മനുഷ്യർക്കും വേണ്ട ഇവിടെ കെടപ്പുണ്ട് scanner ഇവർക്കൊക്കെ use യ്യാം

scanner use യുന്ന ഉം printer അങ്ങനൊക്കെ അറിയാ അവർക്ക് വേറെരു use യ്‌നൊന്നുല്യ അവർക്കൊക്കെ ആ ആവിശ്യണ്ട് എന്ന single scanner വെച്ച് കാര്യങ്ങൾ ഒരുപാടുണ്ട്

ഇച്ചിരെയെന്ന ഓരോ കാര്യങ്ങള് ഒന്നിനും വണ്ടീടെ